ഹിമാചൽ പ്രദേശ്‌, ഝാ‍ർഖണ്ഡ്‌, കർണാടക, കേരളം, മധ്യപ്രദേശ്‌, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാ‌‍ൻഡ്, ഒറീസ്സ, പഞ്ചാബ്‌, രാജസ്ഥാൻ, സിക്കിം, തമിഴ്‌നാട്‌, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്‌, പശ്ചിമ ബംഗാൾ, തെലങ്കാന എന്നിവയാണ്. അതുപോലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഢീഗഡ്‍, ദാദ്ര നഗർ ഹവേലി, ദമൻ ദിയു, ലക്ഷദ്വീപ്‌, ഡൽഹി, പുതുച്ചേരി, ജമ്മു, ലഡാക്ക്. അതിപുരാതന കാലം മുതൽക്കേ ഇന്ത്യ വാണിജ്യത്തിനു പേരുകേട്ടതായിരുന്നു. Muslin ഉം indigo യും ഇന്ത്യയിൽ നിന്ന് പുരാതന ഈജിപ്തുകാർ ഇറക്കുമതി ചെയ്തിരുന്നു. ഫറവോ റാംസസ് രണ്ടാമൻ ഗംഗ വരെ എത്തിയതായി പ~ പറയപ്പെടുന്നു. ഈജിപ്തിൽ മമ്മിവൽക്കരണത്തിനായി ഇന്ത്യയിൽനിന്നുള്ള സുഗന്ധദ്രവ്യങ്ങളാണ് ഉപയോഗിച്ചതെന്നും കരുതപ്പെടുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക കായിക ഇനം hockey യാണ്‌. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷനാണ്‌ ഇന്ത്യയിലെ hockey നിയന്ത്രിക്കുന്നത്. ഇന്ത്യൻ hockey team

അതുപോലെ olympics ൽ എട്ട് സ്വർണ്ണ medal കളും ഒരു വെള്ളിയും രണ്ട് വെങ്കല medal കളും hockey യിലൂടെ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ത്യയിലെ ജനപ്രിയ കായിക ഇനം cricket ആണ്. ഇന്ത്യൻ ദേശീയ cricket team ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിമൂന്നിലേയും രണ്ടായിരത്തിപതിനൊന്നിലെയും cricket ലോകകപ്പ്~ ലോകകപ്പും രണ്ടായിരത്തിഏഴിലെ ICC world twenty twenty യും നേടിയിട്ടുണ്ട്. അതു പോലെ രണ്ടായിരത്തിരണ്ടിലെ ICCchampions trophy ശ്രീലങ്കയുമായി പങ്കു വെക്കുകയും രണ്ടായിരത്തിപത്തൊൻപതിൽ ഇംഗ്ലണ്ടില്‍ വച്ചു നടന്ന champions trophy മൽസരത്തിൽ ജേതാക്കളുമായി. BCCI ആണ്‌ ഇന്ത്യയിലെ cricket കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. BCCI രഞ്ജി trophy, ദുലീപ് trophy, ദിയോദർ trophy, ഇറാനി trophy, challenger series തുടങ്ങിയ ദേശീയ cricket കായിക മത്സരങ്ങളും സംഘടിപ്പിക്കാറുണ്ട്. ഇതു കൂടാതെ ഇന്ത്യൻ പ്രീമിയർ ലീഗ്, ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് എന്നീ twenty twenty cricket മത്സരങ്ങളും സംഘടിപ്പിക്കപ്പെടാറുണ്ട്. ഇന്ത്യൻ ഡേവിസ cup team നേടിയ വിജയ~ വിജയങ്ങൾക്കു ശേഷം ഇന്ത്യയിൽ tennis നും പ്രചാരം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. football ഇന്ത്യയിലെ തെക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, പശ്ചിമ ബംഗാൾ, ഗോവ, കേരളം എന്നിവിടങ്ങളിൽ പ്രചാരത്തിലുള്ള ഒരു കായിക ഇനമാണ്‌. ഇന്ത്യയുടെ ദേശീയ football team, സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ cup പ്പ്~ നിരവധി തവണ നേടിയിട്ടുണ്ട്. chess എന്ന കായിക വിനോദം പിറവിയെടുത്തത് ഇന്ത്യയിലാണ്‌. നിരവധി grand master മാർ ഇന്ത്യയിൽ നിന്നും ഉണ്ടായതിനെത്തുടർന്ന് ഇന്ത്യയിൽ chess ഉം പ്രചാരത്തിലായിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയുടെ തനതായ കായിക ഇനങ്ങളായ kabaddi, kho kho തുടങ്ങിയ ഇനങ്ങൾ രാജ്യത്തെയും കളിക്കാറുണ്ട്. പ്രാചീന കായിക ഇനങ്ങളായ കളരിപ്പയറ്റ്, വർമ്മ കലൈ തുടങ്ങിയ ഇനങ്ങളും ഇവിടെ പ്രചാരത്തിലുണ്ട്. അർജുന അവാർഡ്, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം എന്നിവയാണ്‌ ഇന്ത്യയിലെ കായികരംഗത്തു നല്‍~ നൽകുന്ന പ്രധാന ബഹുമതികൾ. കായികരംഗത്തു പരിശീലനം നൽകുന്നവർക്കും നൽകുന്ന പ്രധാന ബഹുമതി ദ്രോണാചാര്യ പുരസ്കാരമാണ്‌. ആയിരത്തിത്തൊള്ളായിരത്തി അമ്പത്തിയൊന്ന്, ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിരണ്ട്‍ എന്നീ വർഷങ്ങളിലെ ഏഷ്യ~ asiad കൾക്കും, ആയിരത്തിത്തൊള്ളായിരത്തി എൺപത്തിയേഴ് വർഷം, അഹ് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ്, രണ്ടായിരത്തി പതിനാലിലെ cricket ലോകം എന്നീ വര്‍ഷങ്ങളിലെ cricket ലോക cup കൾക്കും രണ്ടായിരത്തിപത്തിലെ commonwealth games നും ഇന്ത്യ ആതിഥേയം വഹിച്ചിട്ടുണ്ട്. എല്ലാ~ എല്ലാ മേഖലയിലും അഹ് ഇന്ത്യ നന്നായി എല്ലാ മേഖലയിലും ഇന്ത്യ മുൻനിരയിൽ ആയിരുന്നു. അതുപോലെ നമ്മുടെ പൂർണ്ണമായും ഭൂമിയുടെ ഉത്തരാർദ്ധ ഗോളത്തിലാണ്‌ ഇന്ത്യയുടെ സ്ഥാനം. ഉത്തര അക്ഷാംശം എട്ട് degree ഏഴ് minute നും മുപ്പത്തിയേഴ് degree ആറ് minute നും മദ്ധ്യേയും പൂർവ രേഖാംശം അറുപത്തിയെട്ട് degree minute നും തൊണ്ണൂറ്റിഎഴ്‌ degree ഇരുപത്തഞ്ച് minute നും മദ്ധ്യേയുമാണ്‌ ഇന്ത്യയുടെ സ്ഥാനം. ലോകത്തിലെ ഭൂവിസ്തൃതിയുടെ രണ്ട് ദശാംശം നാല് രണ്ട് ശതമാനവും എന്നാൽ ജനസംഖ്യയുടെ പതിനാറ് ശതമാനവും ഇന്ത്യയിലുണ്ട്. വലിപ്പത്തിൽ

മുപ്പത്തിരണ്ടുലക്ഷത്തി എൺപത്തിയേഴായിരത്തി ഇരുനൂറ്റിഅറുപത്തിമൂന്ന്‌ ചതുരശ്ര kilometer ആണ് ഇന്ത്യയുടെ വിസ്തൃതി. വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ മൂവായിരത്തി ഇരുനൂറ്റി പതിനാല് kilometer ഉം കിഴക്കേയറ്റം മുതൽ പടിഞ്ഞാറേയറ്റം വരെ രണ്ടായിരത്തിതൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് kilometer മാണ് ഇന്ത്യയുടെ ദൈ~ ദൈർഘ്യം.

ഏഴായിരത്തിഅഞ്ഞൂറ്റി പതിനാറ് ദശാംശം ആറ് kilometer ഉം അതായത് ആകെ അതിർത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റിപതിനാറ്‍ ദശാംശം ആറ് kilometer ആണ്. ഏഴു രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കുവക്കുന്നു. അതുപോലെ നമ്മുടെ ദ്വീപുകൾ. ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ദ്വീപുകളിൽ ഇരുനൂറ്റിനാല് എണ്ണം ബംഗാൾ ഉൾക്കടലിലും അവശേഷിക്കുന്നവ അറബിക്കടലിലുമാണ്‌. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിലാണ്‌. ഇവ രണ്ട് ദ്വീപസമൂഹങ്ങളാണ്‌. ഇവയെ ten degree channel തമ്മിൽ വേർതിരിക്കുന്നു. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർ‌വ്വതമായ ബാരൺ ഈ ദ്വീപ സമൂഹങ്ങളിലാണ്‌.

മുംബൈക്കടുത്ത് അറബിക്കടലിൽ തന്നെയുള്ള elephanta ദ്വീപുകളും മറ്റുള്ള ദ്വീപുകളിൽ പെടുന്നു. മുംബൈ മഹാനഗരം തന്നെ ഏഴ് ദ്വീപുകളിലാണ്‌ സ്ഥിതിചെയ്യുന്നത്.

പിൽക്കാലത്ത് ഇവയെ യോജിപ്പിച്ചാണ്‌ ഇന്നത്തെ മുംബൈ മഹാനഗരം ഉണ്ടാക്കിയത്. മറ്റൊരു പ്രത്യേകതയുള്ള ഭൂവിഭാഗം adam's bridge ആണ്. ഹിമാലയം, ആരവല്ലി, സത്പുര, വിന്ധ്യൻ, പശ്ചിമഘട്ടം, പൂർ‌വ്വഘട്ടം എന്നിവയാണ്‌ ഇന്ത്യയിലെ പ്രധാന പർ‌വ്വതനിരകൾ. ഹിമാലയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർ‌വതങ്ങൾ ഹിമാലയത്തിലാണ്‌ ഉള്ളത്. ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, പാകിസ്താൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലായാണ്‌ ഹിമാലയം പരന്നു കിടക്കുന്നത്. രണ്ടായിരത്തിഅഞ്ഞൂറ് kilometer ഓളം നീളമുണ്ട് ഈ പർവ്വതനിരകൾക്ക്. great ഹിമാലയം~ great ഹിമാലയം എന്നീ മൂന്ന് നിരകൾ ചേർന്നാണ് ഹിമാലയം. ലോകത്തിലെ അതായത് ഹിമാദ്രി, ലെസ്സർ ഹിമാലയം ഹിമാചൽ, great ഹിമാലയം സിവാലിക് എന്നീ മൂന്ന് നിരകൾ ചേർന്നതാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഹിമാലയത്തിലാണ്‌. എന്നാൽ ഇത് നേപ്പാളിലാണ്‌ സ്ഥിതി ചെയ്യുന്നത്. ഹിമാലയത്തിൽ തന്നെയുള്ള Godwin austen അഥവാ മൌണ്ട് K ടു ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി. എന്നാൽ ഇന്ന് ഇത് പാക്കിസ്താന്‍റെ അനധികൃത കൈവശത്തിലുള്ള കശ്മീർ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ആരവല്ലി മലനിരകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പർ‌വ്വതങ്ങളിൽപ്പെടുന്ന പർ‌വ്വതനിരയാണ്‌ ആരവല്ലി. പ്രധാനമായും രാജസ്ഥാനിലാണ്‌ ആരവല്ലി സ്ഥിതിചെയ്യുന്നത്. ആയിരത്തിഎഴുനൂറ്റിഇരുപത്തിരണ്ട്‍ meter ഉയരമുള്ള ഗുരുശിഖരമാണ്‌ ഇതിലെ

മദ്ധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി സ്ഥിതിചെയ്യുന്നവയാണിവ. ഇതിനു സമാന്തരമാണ്‌ വിന്ധ്യൻ പർ‌വ്വതനിരകൾ. വിന്ധ്യൻ പർ‌വതനിരകൾ കുറിച്ച് പറയുകയാണെങ്കിൽ വിന്ധ്യ പര്‍വ്വതനിരകള്‍ ഇന്ത്യയെ വടക്കേ ഇന്ത്യയായും തെക്കേ ഇന്ത്യയായും വേർതിരിക്കുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, മദ്ധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി സ്ഥിതിചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ പശ്ചിമഘട്ടം. ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നാരംഭിച്ച്

ആയിരത്തിഅറുനൂറ് kilometer നീണ്ടു കിടക്കുന്ന~ നീണ്ടു കിടക്കുന്നുണ്ടിത്. പശ്ചിമഘട്ടത്തിലെ പ്രധാന മലമ്പാതയാണ്‌ പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ലോകപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് മൂന്നാർ, തേക്കടി, ഊട്ടി, കൊടൈക്കനാൽ എന്നിവ. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് പശ്ചിമ

നാഥുലാ ചുരം, ഇന്ത്യയിലെ സിക്കിമിനേയും ടിബറ്റിനേയുംബന്ധിപ്പിക്കുന്ന ചുരം. ആയിരത്തിതൊള്ളായിരത്തിഅറുപത്തിരണ്ടിൽ ഇന്ത്യാ ചൈന യുദ്ധത്തെ തുടർന്ന് അടച്ച് ഈ ചുരം രണ്ടായിരത്തിആറ് july ഒന്നിന് വീണ്ടും തുറന്നു. ഷിപ്കിലാ ചുരം, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനേയും ബന്ധിപ്പിക്കുന്ന ചുരം. സോജിലാ ചുരം ശ്രീനഗറിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ഇതുവഴിയുള്ള പാത ദേശീയപാതയാണ്‌. ബനിഹൽ ചുരം

എന്നിവയൂടെ അതിർത്തിയിലാണിത്. റൊഹ്താങ്ങ് ചുരം കുളു താഴ്‌വരയെയും ലാഹുൽ സ്പിതി താഴ്‌വരയേയും ബന്ധിപ്പിക്കുന്നു. പെൻസിലാ ചുരം

രണ്ട് പ്രധാന വിഭാഗങ്ങൾ ഉണ്ട്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടേയും അവയുടെ പോഷക നദികളൂടേയും സംഭാവനയാണ്‌ ഉത്തരേന്ത്യൻ മഹാസമതലങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികമേഖലയാണിത്. നദികൾ വഹിച്ചുകൊണ്ടുവരുന്ന എക്കൽ മണ്ണാണു ഈ പ്രദേശത്തിന്‍റെ ഫലപുഷ്ടി ഫലഭൂയിഷ്ടതക്ക് കാരണം. രണ്ടാമത്തെ വിഭാഗം ഇന്ത്യയുടെ തീരത്തുള്ളതാണ്. രണ്ടു തീരസമതലങ്ങൾ ഇന്ത്യയിലുണ്ട്. കിഴക്കുള്ളതും പടിഞ്ഞാറുള്ളതും. കടലിൽ ചേരുന്ന നദികളാണ് ഈ പ്രദേശത്തിന്‍റെ വളക്കൂറിനുള്ള കാരണം. ഹിമാലയൻ നിരകളും പശ്ചിമഘട്ടവുമാണ്‌ ഇന്ത്യയിലെ നദികളൂടെ പ്രധാന ഉറവിടങ്ങൾ. ഹിമാലയൻ നദികളിൽ പ്രധാനം സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ പോഷക നദികളുമാണ്‌. പശ്ചിമഘട്ടത്തിൽ നിന്നൊഴുകി~ നിന്നൊഴുകുന്നവയിൽ നർമദ, തപ്തി, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, എന്നിവയാണ്‌ പ്രധാനമർഹിക്കുന്നത്. നിരവധി വൈദ്യുത, ജലസേചന പദ്ധതികളും വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളും ഈ നദികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയമുദ്ര എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്തെയും നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ കാർഷികവിളകൾ പ്രദേശങ്ങൾക്കനുസരിച്ച് വ്യത്യാസമാണ്. ഉത്തരേന്ത്യയിൽ ഗോതമ്പ് കൃഷി ചെയ്യുമ്പോൾ ദക്ഷിണേന്ത്യയിലും തീരപ്രദേശങ്ങളിലും അരിയാണ്‌ പ്രധാനകൃഷി. ഭക്ഷ്യവിളയായി ചാമയും നാണ്യവിളയായി പരുത്തിയും എണ്ണക്കുരുവായി നിലക്കടലയുമാണ്‌ മദ്ധ്യേന്ത്യയിൽ കൃഷി ചെയ്യുന്നത്. ജോവർ, ബജ്ര എന്നിങ്ങനെ ചാമയുടെ രണ്ടു വകഭേദങ്ങളാണ്‌ പ്രധാനമായും ഇവിടെ കൃഷി ചെയ്യുന്നത്. ഡെക്കാൻ മേഖലയിലാണ്‌ ജോവർ കൂടുതലായും കൃഷി ചെയ്യുന്നത്. ഇത് വിളയുന്നതിന്‌ നാലുമാസം മാത്രമേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടവ് അഹ് ഇടവിളയായി പരുത്തികൃഷി ചെയ്യുന്നു. ജോവറിനേക്കാൾ കൂടുതൽ കടുത്ത ചാമയുടെ വകഭേദമാണ്‌ ബജ്ര അഥവാ pearl millet. വരണ്ട പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ വിളയാണിത്. രാജസ്ഥാനിൽ പ്രത്യേകിച്ച് താർ മരുഭൂമി പ്രദേശങ്ങളിൽ താർ മദ്~ മരുഭൂമി പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യുന്നു. വർഷത്തിൽ തൊണ്ണൂറ് centimeter ലധികം മഴ ലഭിക്കുന്നയിടങ്ങളിൽ കൃഷി ചെയ്യുന്നതിന്‌ ഇത് യോഗ്യമല്ല. ദക്ഷിണ മൈസൂരിലെ laterite, granite മണ്ണിൽ കൃഷി ചെയ്യുന്ന മറ്റൊരിനം ചാമയാണ്‌ ragi. monsoon നെ ആശ്രയിച്ചോ ജലസേചനം നൽകിയോ ആണ്‌ ഇത് കൃഷി ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തികസ്ഥിതി. ആയിരത്തിത്തൊള്ളായിരത്തി അമ്പതുമുതൽ ആയിരത്തിത്തൊള്ളായിരത്തിഎൺപത് വരെ ഇന്ത്യ socialist നയങ്ങൾ പിന്തുടരുകയായിരുന്നു. ഇത് കാരണം ഇന്ത്യയുടെ hello എന്റെ പേര് ഹെന ഫാത്തിമ അപ്പം ആഹ് ഞാൻ ഇന്നിവിടെ പറയാൻ പോവുന്ന topic ന്നു പറയുന്നത് best friends ആണ്ട്ടാ അപ്പം best friends ന്നു കേൾക്കുമ്പോ തന്നെ ചിലർക്ക് സന്തോഷം വരുന്നുണ്ടാകും അതുപോലെതന്നെ ചിലർക്ക് സങ്കടം വരുന്നുണ്ടാകും ചിലർക്ക് അത് ഭയങ്കര best feeling ആണല്ലേ best friends ന്നു പറയുന്നത് ആഹ് may be നമ്മള് എല്ലാർക്കും ഉണ്ടായിട്ടുണ്ടാകും best friend ഇല്ലെങ്കില് ഒരു friend എങ്കിലും ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും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 എന്റെ experience വെച്ചിട്ട് ഞാൻ പറയുകയാണ് best friends ന്ന് പറയുമ്പോ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല നമ്മക്ക് പറ്റിയെ നമ്മുടെ അതെ vibe ഉള്ള ഒരാളെ കണ്ടുപിക്കാൻ ഭയങ്കര പണിയാണ് നമ്മളെന്നെ കൊറേ കഷ്ടപ്പെടേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ നമ്മക്ക് കിട്ടുന്ന friend ൽ ഇപ്പം നമ്മക്ക് പറ്റുന്ന ആളാവില്ല അപ്പൊ നമ്മളതൊക്കെ നോക്കി അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് പൊരുത്തപ്പെട്ടു പോണം അങ്ങനെയാണ് ഏർ വേണ്ടി വരുക അപ്പം എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് best friend ന്നു കേൾക്കുമ്പോ എപ്പോഴും വെഷമമാണ് വരുന്നത് അത് എന്ത്‌കൊണ്ടാണ്ന്നു ഒക്കെ ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പൊ best friend ആഹ് ന്നു പറയുമ്പം like അതൊരു feeling ആണ്ന്ന് ഞാൻ പറയുള്ളു കെട്ടോ കാരണം രണ്ട് friends അല്ലെങ്കി രണ്ടെണ്ണമാവണമില്ലആഹ് minimum രണ്ട് friends വേണല്ലോ ആഹ് best friends ന്റെ ഒരു team അല്ലെങ്കിൽ ഒരു friend ആയിരിക്കണം എനിക്കേറ്റവും ഇഷ്ടം ഒറ്റ friend ആണുട്ടോ അതായത് ഏർ ഒറ്റ best friend best friends എന്ന് പറഞ്ഞ team ഉണ്ടാവാൻ പാടില്ല ഒറ്റ best friend ആണ് എനിക്കിഷ്ടം കാരണം നമുക്ക് ഒരു കൂടുതൽ personal ആയിട്ട് അറിയാനും അവരെ നമ്മടെ എല്ലാ കാര്യം share ചെയ്യും ഇപ്പോരു team ആണുന്നുണ്ടെങ്കിൽ എല്ലാരെയും കാര്യം നമ്മൾ അറിഞ്ഞോളണംന്നില്ല അങ്ങനെയുള്ളവരുഇണ്ടാവും പക്ഷെ എന്റെ കാര്യം വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത്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 പഠിക്കുന്ന time ലു എനിക്ക് best friends ഒന്നും ഉണ്ടായിരുന്നില്ല best friends അല്ല ആ ഒരു friend പോലും ഉണ്ടായിരുന്നില്ലട്ടോ കാരണം എന്തുകൊണ്ട്ന്നു എനിക്കറിയില്ല ഞാൻ ഭയങ്കര പാവായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും friends നു ആർക്കും എന്നെ തീരെ ഇഷ്ടില്ലായിരുന്നു ട്ടോ അധ്യാപകരൊക്കെയായിരുന്നു എനിക്ക് friends ന്നു പറയാൻ ഉണ്ടായിരുന്നത് കാരണം അവർക്കറിയാം എനിക്ക് friends ഒന്നുമില്ല ന്നു അപ്പോ അവർ എന്നോട് കളിക്കാനും ഒക്കെ വരാറുണ്ടുട്ടോ അപ്പ അന്നത്തെ എന്റെ best friends ന്ന് പറയാനില്ലേ teachers തന്നെയാ ഉള്ളെ പണ്ട് നമ്മളെ best friends teachers ആയിക്കൂടാ teachers ഉം ആവാം okay ആഹ് best friend മ്മക്കിപ്പോ പുറത്തുനിന്നുള്ള കുട്ടി ആവണമെന്നില്ല നമ്മള്ടെ cousin ആവാം നമ്മള്ടെ കുടുംബത്തിലുള്ളവരാവാം നമ്മള്ടെ അമ്മയാവാം അച്ഛനാവാം teachers ആവാം ആരുമാവാം best friends നു പറഞ്ഞാല്

അപ്പോം ഏർ എല്ലാർ എനിക്ക് friends തന്നെയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഞങ്ങള് കളിക്കും ചിരിക്കും എല്ലാം നമ്മളോരുമിച്ചായിരുന്നു നല്ല അതു നല്ലരസായിരുന്നു പ്രതേകിച്ചു ഗൾഫിലും കൂടാവുമ്പോ വേറൊരു vibe ആണുട്ടോ best friends like best friends ആയിട്ടുള്ളത് പിന്നെയൊരു മൂന്നിന്നാണ് ഞാൻ നാട്ടിൽ വന്നത് മൂന്നിന്നു തൊട്ടു ഞാന് ഒരു ഏഴുവരെ same school ലാണ് പഠിച്ചത് മൂന്നു ഒക്കെ തൊടങ്ങിയകാലം എനിക്ക് ആഹ് like ഞാൻ ഭയങ്കര പാവായിരുന്നു കാരണം ഗൾഫിലൊക്കെ പഠിച്ചു നാട്ടിലേക്ക് വന്നതല്ലേ

സംസാരിക്കാൻ കഴിയാതിരിക്കുക അപ്പൊ പന്ത്രണ്ട് പതിനൊന്നു കുട്ടികളുള്ളകൊണ്ട് easy യായിരുന്നു എല്ലാരും സംസാരിക്കും അങ്ങനെ കൊറച്ചു company യായിരുന്നു നാലോക്കെ ആയപ്പോ ഞാനായി class ത്തെ ഒരു main ആൾ എന്ന് പറയുന്നത് ഞങ്ങടെ class ലു girls നും boys നും ഒക്കെ main ആളിൻഡാവുവല്ലോ കചറുണ്ടാക്കാനും തല്ലുകൂടാനും ചിരിക്കാനും ഒക്കെ main ആളിണ്ടാവും അപ്പോ class ലെ main ആൾ ഞാന്തന്നെയായിരുന്നുട്ടോ എല്ലാരും എന്റെ ബ ബാ back ലായിരുന്നു ഇപ്പൊ എന്റെ ഭാഗത്തായിരുന്നു ഞാൻറൊരാളോട് തെറ്റിന്നുണ്ടെങ്കിൽ ബാക്കിയാരുഅയാളോട് മിണ്ടൂല എപ്പോളും എന്റെ കൂടെ നിക്കു പക്ഷെ അന്ന് ഞാൻ ഭയങ്കര over ആയിരുന്നു ഭയങ്കര അഹങ്കാരായിരുന്നു എനിക്ക് ആഹ് ഞാൻ വല്യ ആളാണെന്നൊക്കെള്ള പക്ഷെ ഇന്ന് അത് ആലോയിക്കുമ്പോ ചിരിയാട്ട വരുന്നത് ആഹ് അപ്പൊ അതുപോലെതന്നെ എന്നിട്ടു friends ഒക്കെ എപ്പോളും എന്റെ back ലായിരുന്നുട്ടോ അപ്പൊ അതനിക്ക് ഭയങ്കര ഇഷ്ടള്ള ഏർ classes ആയിരുന്നു മൂന്ന് നാല് അഞ്ചുന്നൊക്കെ പറയുന്നത് ഭയങ്കര രസായിരുന്നുട്ടോ friends എല്ലരും കൂടി always എന്റെ കൂടെയായിരിക്കും കച്ചറയുണ്ടാക്കാനാണെങ്കിലോക്കെ ഇപ്പോഴും എന്റെ കൂടെയായിരിക്കും ഉണ്ടാവുക അപ്പൊ അതെനിക്ക് നല്ലൊരു ഇഷ്ടുള്ള class ആയിരുന്നു പിന്ന ആറൊക്കെ ആയപ്പോ lockdown ആയി ഏഴും lockdown എന്നെ ആയിരുന്നു പിന്നെ എട്ടിന്റെ ഒരവാസനൊക്കെ ആയപ്പോളാണൂ ഞാൻ ആഹ് പുതിയ school ആണുട്ടോ പോയത് എന്നിട്ടവസാനിക്കയാണ് lockdown ഒക്കെ തീർന്നു school ഒക്കെയൊന്ന് open ആയത് അന്ന് batch batch ആയിരുന്നല്ലോ അപ്പം എട്ടിൽ പോകുമ്പോ ഇനി ഭയങ്കരം ബുദ്ധിമുട്ടായിരുന്നു കാരണം ഇത്രയും കൊല്ലം ഞാൻ പഠിച്ച class കൊറച്ചു കൊറച്ചു കുട്ടികളെ ഉണ്ടായിരുന്നത് പന്ത്രണ്ട് പതിമൂന്നു കുട്ടികൾ girls ണ്ടാവുള്ളു total നോക്കുകാണെങ്കിൽ മുപ്പത് കുട്ടികളൊക്കെയേ ഉണ്ടാവാറുള്ളു പക്ഷെ ഞാന് school ൽ പോയപ്പോ അവിടെ class ലു അറുപത് കുട്ടികളുണ്ട് ഒരു മുപ്പത് girls ഒക്കെയുണ്ടാവും അപ്പൊ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അപ്പൊ എനിക്ക് മനസിലായി ഇവിടെയിപ്പോ ഒരു friend മാത്രം pick ചെയ്തു നടക്കൂല may be ഒരു team ന്നെ വേണ്ടിവരുംന്നു അങ്ങനെ ഞാൻ friends നോക്കെ like എന്റെ അടുത്തിരിക്കുന്ന കുട്ടികളുടെയൊക്കെ നല്ല friends ആയിരുന്നു ശോ അങ്ങനെ നമ്മളൊരു team form ചെയ്തു ഒരു ഏഴു കുട്ടികളെ team പക്ഷെ അവര് best friends ആണോന്നു ചോദിച്ചാൽ എന്താ best friends ഒന്നും ആവില്ല കാരണം എല്ലാരുടെയും personal കാര്യങ്ങൾ ആർക്കും അറീല്ലട്ടോ ഭയങ്കരഇപ്പോ share ചെയ്യുന്ന അങ്ങനത്തൊരു ആയിരുന്നില്ല അക്കൂട്ടത്തില് എനിക്കിഷ്ടപ്പെട്ട ഒന്നുരണ്ടുപേരുണ്ടായിരുന്നുള്ളു ബാക്കിയെല്ലാ ഇഷ്ടാണ് പക്ഷെ ഒരു best friends എന്ന രീതിയിൽ എനിക്കിഷ്ടമുള്ള ഒന്നുരണ്ടുപേരുണ്ടായിരുന്നുള്ളു ആഹ് ഏർ പേരു നൗറീൻ എന്നാണുട്ടോ main ആയിട്ട് എനിക്ക് ആ ഒരു കുട്ടിനെ ഇഷ്ടായിരുന്നു നൗറീൻ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടീനെ ആയിരുന്നുട്ടോ എട്ടിന്നു ഞമ്മളാണ് കൂടുതൽ പുറത്തു പോകുമ്പോളൊക്കെ ഒപ്പം ഉണ്ടാവാറു ഞമ്മളെന്നെയാണ് അങ്ങനെ എട്ടു കഴിഞ്ഞു കാരണം എട്ടില് മൂന്നാലു month ഏ ഉണ്ടായിരുന്നുള്ളു അപ്പൊ തന്നെ school പൂട്ടി മാ മാർച്ച് exam ഒക്കെക്കഴിഞ്ഞു school പൂട്ടി ജനുവരിയാണ് lockdown കഴിഞ്ഞു തൊറന്നത് അപ്പൊ അങ്ങനെ time ഇണ്ടായില്ല അപ്പൊ next ആഹ് ഒൻപതാം class ആയിരുന്നു അപ്പോ ഒൻപതാം class ൽ ചെന്നപ്പോ എന്റെ ഏർ എനിക്ക് CLASS ൽ friends ഒന്നും ഇണ്ടായിരുന്നില്ല കാരണം CLASS ത്തെ ഒരൊറ്റ കുട്ടീനെ എനിക്കിഷ്ടായിട്ടില്ല അതാണ് സത്യം ആരെയും എനിക്ക് friend ആക്കാനും best friend ആക്കാനും തോന്നീട്ടില്ല അപ്പൊ ഞാന് എന്ത്‌ചെയ്തു friend നെ ഒന്നും ഉണ്ടാക്കേണ്ടന്നു വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എട്ടിൽ എനിക്കെന്റെ best friend ഉണ്ടായിരുന്നു നൗറീൻന്നു പറഞ്ഞിട്ട് ആഹ് ആളുടെ class വേറെയായിരുന്നുട്ടോ ആളു വേറെ class ലും ഞാൻ വേറെ class ലും ആണ് അപ്പൊ ഞാൻ ഇതുപറഞ്ഞു എനിക്ക് class ൽ friends ഒന്നുമില്ല എന്റെ class ലത്തെ കുട്ടികളൊന്നും ഏർ like കുട്ടികളെയൊക്കെ ഒന്നും എനിക്കിഷ്ടായിട്ടില്ലന്നൊക്കെ പറഞ്ഞു അപ്പൊ ആഹ് നൗറീനും പറഞ്ഞു ആഹ് എനിക്കും ഇഷ്ടായിട്ടില്ല നമ്മക്കെന്നാ ആഹ് ഞാൻ വെറുതെ അന്റെ class ക്ക് വരാപറഞ്ഞു നമ്മൾ രണ്ടാളുടെയും class ഭയങ്കര ദൂരെ ആണുട്ടോ കൊർച് കൊറച്ചു നടക്കാനുണ്ട് ഒരു class ന്നു മറ്റ class ക്ക് അപ്പം ആഹ് അങ്ങനെ അവള് അവള് ഗൾഫില്പോയി അവള് ഗൾഫിൽ പോയി ഒരു നാല് ഒരു രണ്ടു രണ്ടര മാസം അവൾ ഗൾഫിലായിരുന്നു ആ ഒരു സമയം എനിക്ക് ഭയങ്കര bore അടി ആയിരുന്നു class ലു friends ഇല്ല full time വെറുതെ ഇരിക്കലാണ് എന്റെ പണി അവള് വരാൻ വേണ്ടി ഇങ്ങന wait ചെയ്തിരിക്കുകയായിരുന്നുട്ടോ അങ്ങനെ രണ്ടര മാസം കഴിഞ്ഞപ്പോൾ അവൾ വന്നു

ഇതേവരെ എനിക്കൊരു best friends എന്നുള്ളൊരു ഇതായിരുന്നില്ല അതായത് best friend വേണമെന്ന് അല്ല എല്ലാരും friends അങ്ങനെയായിരുന്നു കാരണം അന്ന് കൊറച്ചുകുട്ടികൾ അല്ലെ class ൽ ഉള്ളു. അപ്പം ഒമ്പതിലേക്ക് എത്തിക്കയ് എത്തിയപ്പോൾ എനിക്ക് കുറെ friends ഉണ്ട് അപം ഏർ എനിക്കൊരു best friend നെ വേണംനിണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒമ്പതിൽ ന്നാണ് ഒരു proper ആയിട്ടുള്ള best friend നെ കിട്ടിയത് നൗറിൻ അതിൽ ഞാൻ ഭയങ്കര happy യാണ് ട്ടോ കാരണം അങ്ങനത്തെ ഒരാളെ കിട്ടിയതിൽ ആഹ് എന്നിട്ട് ഞാന് ഒമ്പതിൽ ഒക്കെയായപ്പോൾ ആഹ് രാവിലെ school ൽ വന്നാലും ഒളിൻറെ class കേറും പിന്നെ ഉച്ച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 അത്രയ്ക്കും bond ആയിരുന്നു രാവിലെ canteen ല് പോവുക മിട്ടായി വാങ്ങുന്ന ന്ന എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നുട്ടോ ഭയങ്കര അലമ്പും ആയിരുന്നു കൂടെ class cut ചെയ്യും അവിടിവിടേം ഒക്കെ പോയിരുന്നു class cut ചെയ്ത പ്പൊ എന്റെ കൂടെ എല്ലാത്തിനും ഏർ ഓളുണ്ടാകും എനിക്ക് best friend ന്നു പറഞ്ഞാല്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 അങ്ങനെയൊരു ആളിനെയാട്ടോ എനിക്ക് കിട്ടിയത് അതുപോലെതന്നെ ഓള് എന്നേം കണ്ടാൽ ചിലപ്പോ twins ആണ്ന്നു പറയും കാരണം കണ്ണട വെച്ചിട്ടുള്ള നല്ല height ഉണ്ടേ മെലിഞ്ഞിട്ടാണ് നോക്കിയാല് twins ആന്നെന്നെ പറയുള്ളൂട്ടോ അപ്പം അതായിരുന്നു ഇണ്ടായിരുന്നത് അപ്പം ഭയങ്കര രസായിരുന്നൂട്ട ആ ഒരു days യൊക്കെ ഭയങ്കര മ്‌ചം എനിക്ക് എനിക്ക് treasure ചെയ്ത് കൊണ്ടുനടക്കുന്ന സംഭവാണുട്ടോ ഞാന് അങ്ങനെ ആഹ് കൊറചൊക്കായി ഞങ്ങള് best friends എല്ലാര്ക്കും ഒരു frame ഉം ആഹ് scrap book ഉം gift കൊടുക്കാറുണ്ട് അങ്ങനെ arts ഒക്കെ എത്തിയ സമയത്ത് എനിക്കിങ്ങനെ അവള് അവളുടെ class ത്തെ കുട്ടികള് ഒപ്പന എന്തോ ചെയ്യുന്നുണ്ടെ അപ്പം എനിക്കെന്തോ അവളെന്നെ mind ചെയ്യാത്തപ്പോൽ തോന്നിയെ ഞാനവളോട് മിണ്ട മിണ്ടിയില്ല രണ്ടു ദിവസത്തേക്ക് പക്ഷെ അവ ഞാൻ വിചാരിച്ചു അവളെന്നോട് മിണ്ടാൻവരും ന്നു വിചാരിച്ചു പക്ഷെ മിണ്ടാൻ വന്നില്ല അങ്ങനെയൊരു നാലുദിവസത്തേക്ക് ഞാൻ എങ്ങനെയൊക്കൊ like self respect എന്നുള്ള നമ്മക്ക് നാലുദിവസക്കെ ഞാൻ എങ്ങനെയൊക്കൊ ഓളോട് മിണ്ടാതെനിന്നു പിന്നെ എനിക്ക് കഴിയുന്നില്ല അപ്പൊ ഞാൻ എന്തോ വാട്സാപ്പിൽ message അയച്ചു പറഞ്ഞു എടിയേ ഞാൻ വെറുതെ പറഞ്ഞതാണ് നിനക്ക് like ഞാനങ്ങനെ message അയച്ചു അപ്പം അവളെന്നോട് പറഞ്ഞു എന്നെ mind ചെയ്തില്ല എന്നെ block ആക്കിട്ടോ അപ്പോം എനിക്കൊറപ്പായി അത് ഓളല്ല കാരണം അത്രേം bond ഇണ്ട് നമ്മള് തമ്മില് ഓക്ക് എന്തായാലും എന്നെ block ചെയ്യാൻ കയ്യൂലന്നുള്ളത് എനിക്കൊറപ്പായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ വേറെ number ന്നൊക്കെ message അയച്ചു പക്ഷെ ഒന്നുഅവൾ reply തരുന്നില്ല

depression എന്നെയായിരുന്നുട്ടോ like നമ്മള് break up ആയപോലെതന്നെ best friends ആണെന്നല്ല ഉള്ളു breakup ആയപോലെതന്നെയായിരുന്നു അങ്ങനെ കൊറേ എടങ്ങാറായി രണ്ടുമൂന്നു മാസം back ൽ നടന്നുട്ടോ എത്രയോ ഞാൻ എന്റെ ഇത് കളഞ്ഞിന് അത്രിയാൾ back ൽ നടന്നിട്ടുള്ളെ mind ചെയ്തിട്ടില്ല പിന്നെഞാൻ വിട്ടുടോ ഇപ്പം ഏകദേശം അഞ്ചാറുമാസമായി ഓള് തെറ്റിയിട്ട് ന്നല് ഇപ്പോളും എനിക്കവളെ പേര് കേക്കുമ്പോ ഭയങ്കര വിഷമാണ് കരച്ചിലുവരാറുണ്ട് എന്നാലും like ഞാൻ കൊറച്ചും move on ചെയ്തിട്ടുണ്ട് ഏർ ഇപ്പം അവളെക്കാണുമ്പോ like tata bye bye relationship ഓ ഉള്ളൂട്ടോ ആഹ് അതുമിക്ക friends ഉം ഇപ്പോഴും സങ്കടാണ് അപ്പം ഇപ്പോഴെന്താ friends നെ ഒന്നും ഉണ്ടാക്കീട്ടില്ല വേറെ best friends ഒന്നും എനിക്കില്ല എനിക്ക് അവളിനി തിരിച്ചുവരണംന്നാണ് ഇപ്പോളും എന്റെ ആഗ്രഹം അവള് വലുതിരിച്ചുവന്നാല്

നിങ്ങള് treasure ചെയ്തു കൊണ്ട് നടക്കേണ്ട ഒരു സംഭവമാണ് അപ്പം എനിക്ക് എല്ലാരോടും പറയാനുള്ളത് നിങ്ങക്ക് best friend ണ്ട് ന്നുണ്ടെങ്കില് നിങ്ങള് sincere ആയിട്ട് love ചെയ്യ അല്ലാതെ അയാളെ എന്തെങ്കിലും ആവിശ്യത്തിന് വേണ്ടിട്ടു അയാളത് അയാളിന് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിട്ട് ഒരിക്കലും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

നമസ്കാരം ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന്റെ ആദ്യവർഷങ്ങളിൽ നടന്ന വ്യവസായവൽക്കരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഞാന്‍ സംസാരിക്കുന്നത്. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന കാലത്ത് തന്നെ ആധുനിക വ്യവസായങ്ങൾ രാജ്യത്ത് വളർന്നു വന്നിരുന്നു. പരുത്തി, ചണം, കൽക്കരി, ഖനികൾ, railway എന്നിവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക വ്യവസായങ്ങൾ എന്നു പറയുന്നത് സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യ ഒരു സമ്മിശ്ര സമ്പത്ത് വ്യവസ്ഥ അഥവാ Mixed economy എന്ന് പറയുന്ന തലത്തിലെ തരമാണ് സ്വീകരിച്ചത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും പ്രാധാന്യം നൽകുന്ന ഒരു നയമായിരുന്നു അത്. ഇത് പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളും വ്യവസായങ്ങളും government ഏറ്റെടുക്കുകയും പൊതുമേഖലകളുടെ കീഴിലാക്കുകയും ചെയ്തു. പ്രതിരോധം, ഗതാഗതം, വിനിമയം, ഊർജം, ഖനികൾ തുടങ്ങിയവയെല്ലാം പൊതുമേഖലയുടെ കീഴിൽ നിലനിർത്തി ഇവയുടെ മേൽപെടാനുള്ള അധികാരം government ന് മാത്രമേയുള്ളൂ. മറ്റു മേഖലകൾ government സ്വകാര്യ മേഖലകൾ തുറന്നു കൊടുത്തു. എന്നിരുന്നാലും licensing നയത്തിലൂടെ സ്വകാര്യമേഖലയെ നിയന്ത്രിക്കാനും രാജ്യത്തിൻറെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും government ശ്രമിച്ചു. സ്വതന്ത്രതിനുമുമ്പ് വ്യവസായങ്ങള്‍ കേന്ദ്രീകരിച്ചിരുന്നത് മദ്രാസ്‌, ബോംബെ, കൊൽക്കത്ത എന്നീ തുറമുഖ നഗരങ്ങളിലായിരുന്നു. എന്നാല്‍ സ്വാതന്ത്ര്യത്തിന് ശേഷം ബറോഡ, കോയമ്പത്തൂര്‍, ബാംഗ്ലൂര്‍, പൂനെ ഫരീദാബാദ്, രാജ്കട്ട് തുടങ്ങിയ പ്രദേശങ്ങൾ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളായി തീർന്നു. ധനസഹായം മറ്റു നെല്ലുകൊണ്ട് ഗവൺമെൻറ് ചെറുകിട മേഖലയെയും പ്രോത്സാഹിപ്പിച്ചു. കടലാസു മരം, ഉൽപ്പനങ്ങൾ, സ്റ്റേഷനറി, ഗ്ലാസ്, ceramic ഉല്പന്നങ്ങൾ തുടങ്ങിയ ഇനങ്ങൾ ചെറുകിട മേഖലക്കായി നീക്കിവെച്ചു. ചെറുകിട വ്യവസകള്‍ വൻതോതിലുള്ള തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിച്ചു. ആയിരത്തിത്തൊളളായിരത്തിതൊണ്ണൂറ്റിഒന്നിലെ കണക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മൊത്തം തൊഴിലാളികളിലും ഇരുപതിഎട്ടു ശതമാനം മാത്രമാണ് വന്‍കിട വ്യവസയങ്ങളിൽ ജോലിചെയ്തിരുന്നത് അതെ സമയം ചെറുകിട വ്യവസായങ്ങളിൽ പരമ്പരാഗത വ്യവസായങ്ങളിലും എഴുപതിരണ്ട് ശതമാനം പേര്‍ക്ക് തൊഴിലേകി. ഇനി ആഗോളവൽക്കരണവും ഉദാരവത്ക്കരണവും ഇന്ത്യന്‍ വ്യവസായത്തില്‍ കൊണ്ടുവന്ന മാറ്റങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം. ഇന്ത് government ഉദാരവൽക്കരണ നയം പിന്തുടരാൻ തുടങ്ങിയത് ആയിരത്തി തോള്ളയിരത്തി തോണ്ണൂറുകളിലാണ്. ഇതു പ്രകാരം government സ്വകാര്യ company കളുടെ പ്രത്യേകിച്ച് വിദേശ company കളുടെ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. മുമ്പ് ഗവൺമെന്റിനായി നീക്കിവച്ചിരുന്ന ടെലികോം, സിവിൽ, ഏവിയേഷൻ, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ പോലും നിക്ഷേപം നടത്താൻ സ്വകാര്യ കമ്പനികളെ അനുവദിച്ചു.

ആകർഷണീയമായ പരസ്യങ്ങളിലൂടെ കൊക്കക്കോലയുടെ ഉപയോഗങ്ങൾ വർദ്ധിച്ചു പരമ്പരാഗതമായ പാനീയ വ്യാപാരി രംഗത്തുണ്ടായിരുന്ന പല company കളും തകർന്നുപോയി ഉദാരവത്ക്കരണത്തിന്റെ ഫലമായി ചില ഇന്ത്യൻ company കൾ ബഹുരാഷ്ട്ര company കളുമായി മാറുകയും ചെയ്തു. ഉദാരവൽക്കരണനങ്ങളുടെ ഭാഗമായി പൊതുമേഖല company കളുടെ ഓഹരികൾ government വിറ്റ് തോലച്ചുകൊണ്ടിരികുകയാണ് ഈ പ്രക്രിയയെ disinvestment എന്നു പറയുന്നു. പൊതു മേഖല സ്ഥാപനങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിൻ government ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നതിന് ഇതു കാരണമായി കുറഞ്ഞവിലക്ക് ആരോഗ്യപരമായ bread എന്ന് പറയുന്നു. ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി ആരംഭിച്ച modern food എന്ന പൊതുമേഖല company യാണ് government ആദ്യമായി സ്വകാര്യവൽക്കരിച്ചത്. ഈ company യിൽ അറുപത് ശതമാനം ജീവനകാരും അഞ്ച് വർഷത്തിനുള്ളിൽ വിരമിക്കാൻ നിർബന്ധിതരായി. ആഗോള വത്ക്കരണത്തിന്റെ ഫലമായി ലോകമെമ്പാടും ഈ പ്രവണത കണ്ടുവരുന്നുണ്ട്. കമ്പനികളെല്ലാം സ്ഥിരജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറക്കുകയും ഉൽപാദനം ചെറിയ company കളെ അല്ലെങ്കിൽ വീടുകളെ ഏൽപ്പിക്കുകയും ചെയ്തു വരികയാണ്. ബഹുരാഷ്ട്ര company കൾ ഇക്കാര്യത്തിൽ വികസന രാജ്യങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് കാരണം അവിടെ കുറഞ്ഞ വേതനത്തിൽ കുറഞ്ഞ വേതനത്തിൽതൊഴിലാളികളെ ലഭ്യമാണ് വലിയ കമ്പനികളിൽ നിന്ന് ഉൽപാദനത്തിന്റെ ഹോട്ടൽ ലഭിക്കുന്നതിന് ചെറുകിട കമ്പനികൾ മത്സരിക്കുന്നതിനാൽ അത്തരം കമ്പനികളെ തൊഴിലാളികളുടെ സ്ഥിതിയും മോശമാണ്. കുറഞ്ഞ കൂലിയും മോശമായ ജോലി സാഹചര്യങ്ങളുമാണ് അവിടെയുള്ളത്. ചെറിയ company കളിൽ trade union പ്രവർത്തനങ്ങളും ബുദ്ധിമുട്ടാണ്. മിക്കവാറും എല്ലാ company കളും ഇന്ന് കരാർ അടിസ്ഥാനത്തിൽ ഉൽപാദനം ചെറു company കളെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ പ്രക്രിയയെ out sourcing എന്നാണ് വിളിക്കുന്നത്. ഈ പ്രവണത സ്വകാര്യമേഖലയിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് കടകൾ, bank കൾ IT വ്യവസായങ്ങൾ hotel കൾ തുടങ്ങിയ സേവന മേഖലകൾ കൂടുതൽ ആളുകൾക്ക് തൊഴിലേകുന്നുണ്ട്. നഗരത്തിലെ മധ്യവർഗവും മധ്യവർഗ്ഗമൂല്യങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ വളരെ കുറച്ചാളുകൾക്ക് മാത്രമേ സുരക്ഷിതമായ ഉദ്യോഗങ്ങൾ ലഭിക്കുന്നുള്ളൂ. കരാർ തൊഴിലിന്റെ ആവിർഭാവത്തോടെ ശമ്പളക്കാരായ സ്ഥിര ജോലിക്കാരുടെ നിലയും പരുങ്ങലിലായി. ഇതുവരെ ജനങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഗവൺമെൻറ് ജോലിയായിരുന്നു ഇന്ന് ആ സാധ്യതയും കുറഞ്ഞു കൊണ്ടിരിക്കുകയാണ്. ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും വരുമാനത്തിനും വലിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. വൻകിട വ്യവസങ്ങളിൽ സുരക്ഷിതമായ തൊഴിൽ സാഹചര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് പോലും അവ തൊഴിൽ നൽകുന്നില്ല. അതേ സമയം factory വലിയ മലിനീകരണം വരുത്തിവെക്കുന്നു. factory കളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ ജലസ്രോതസുകളെ പോല്ലും മലിനപ്പെടുത്തികൊണ്ടിരികുകയാണ്. factory സ്ഥാപിക്കുന്നതിനുവേണ്ടി കുടി കുടിഒഴിക ~ ഒഴുപ്പിക്കപ്പെട്ട കർഷകരുടെയോ ആദിവാസികളുടെയും സ്ഥിതി അങ്ങേയറ്റം ദയനികമാണ്. അർഹമായ നഷ്ടപരിഹാരത്തി ലഭിച്ചില്ലെന്ന് മാത്രമല്ല താൽക്കാലിക ജോലികൾ സ്വീകരിക്കാൻ അവർ നിർബന്ധിതരാവുകയും ചെയ്തു. അന്തിയുറങ്ങാൻ ഇടമല്ലാതെ വൻ നഗരങ്ങളിലെ നടപ്പാതകളിൽ അവർക്ക് ജീവിക്കേണ്ടി വന്നു. ഇനി ജനങ്ങൾ എങ്ങനെയാണ് ജോലികൾ കണ്ടെത്തുന്നത് എന്നതിനെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യാം ദിനപത്രങ്ങളിൽ ജോലിയെ കുറിച്ചുള്ള പരസ്യങ്ങൾ കാണാറുണ്ടല്ലോ പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലും സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ നാം കാണാറുണ്ട് ഈ പരസ്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് പൊതുമേഖല സ്ഥാപനങ്ങളിലെ ജോലികൾക്ക് യോഗ്യത നിർബന്ധമാണ്. ജോലിക്ക്‌ ആവശ്യമായ യോഗ്യത വിശദമായി തന്നെ പരസ്യത്തിൽ കൊടുത്തിട്ടുണ്ടാകും വീട്ടുവാടക promotion സാധ്യതകൾ seniority എന്നിവ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ സ്വകാര്യ മേഖലയിലെ ജോലിക്ക് യോഗ്യത കർശനമല്ല ശമ്പളവും നിശ്ചിതമല്ല ജോലിക്കാരുടെ അടിസ്ഥാനത്തിൽ ആയിരിക്കും മാത്രമല്ല ഓരോ സ്ഥാപനവും അതിൻറെതായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാനും ശ്രമിക്കുന്നുണ്ടാവും. എന്നാൽ പരസ്യങ്ങളിലൂടെയും എംപ്ലോയ്മെൻറ് എക്സ്ചേഞ്ചിലൂടെയും ചെറിയ ശതമാനം ജനങ്ങൾക്ക് മാത്രമേ തൊഴിൽ ലഭിക്കുന്നുള്ളൂ ഭൂരിഭാഗംപേരു സ്വയം തൊഴിൽ കണ്ടെത്തുയാണ് ചെയ്യുന്നത് സ്വയം തൊഴിൽ ചെയ്യുന്ന പ്ലംബർമാർ ഇലക്ട്രീഷ്യന്മാർ മരപ്പണിക്കാർ, സ്വകാര്യ ട്യൂഷൻ എടുക്കുന്ന അധ്യാപകർ ആർട്ടിടെക്കുകൾ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർമാർ തുടങ്ങിയവർ എല്ലാം വ്യക്തിബന്ധങ്ങളെയാണ് ആശ്രയിക്കുന്നത് സ്വന്തം തൊഴിലിലുള്ള വൈദക്ക്ത്ഥ്യവും ആത്മാർത്ഥതയുമാണ് അവരുടെ പരസ്യം. mobile phone ൻറെ വരവോടെ കൂടുതൽ ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുവാനും തൊഴിൽ അവസരങ്ങൾ നേടാനും അവർക്ക് എളുപ്പമായി. factory ലേക്ക് തൊഴിലാളികളെ recruitment ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. പണ്ട് ഒക്കെ factory ലേക്ക് വിതരണം ചെയ്തിരുന്നത് കരാറുക്കാരോ അല്ലേങ്കിൽ ദല്ലാളന്മാരോ ആയിരുന്നു കാൺപൂരിലെ തുണി മില്ലുകളിൽ ഈ ദല്ലാളന്മാർ അറിയപ്പെട്ടിരുന്നത് മേസ്ത്രിമാർ എന്നാണ്.

ചമയാൻ അവർക്ക് സാധിച്ചു. തൊഴിലാളികളെ ഒരുതിയിൽ നിർത്തുന്നതിന്നു വേണ്ടി അവർ സമുദായ ബന്ധങ്ങൾ സമൃദ്ധങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ദല്ലാളന്മാർക്ക് ഇപ്പൊ യാതൊരു പ്രാധാന്യവും ഇല്ല തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നത് ഇപ്പോൾ ഏറ്റവു പ്രധാനപങ്കുവഹിക്കുന്നത് management union കളും ആണ് താങ്കളുടെ ജോലി താങ്കളുടെ മക്കൾക്ക് കൈമാറണം എന്ന് മിക്ക തൊഴിലാളികളും ആഗ്രഹിക്കുന്നത്. പല factory കളിളും പകര ജോലിക്കാരെ നിയമിക്കുന്നുണ്ട് അവധിയിലുള്ള സ്ഥിരജോലിക്കാർക്ക് പകരമായാണ് ഇവരെ നിയമികുന്നത്. ഈ പകര ജോലിക്കാർ പലപ്പോഴും company യിൽ വർഷങ്ങളോളം പണിയെടുക്കാറുണ്ട്.

കെട്ടിടം നിർമ്മാണ site കൾ ഇഷ്ടിക കണങ്ങൾ എന്നിവിടങ്ങളിലാണ് contract സമ്പ്രദായം തീർന്നിരിക്കുന്നത് ഇവിടേക്ക് അവശ്യമായ താൽക്കാലിക ജോലിക്കാ രെ കൂലിക്ക് എടുക്കുന്നത് കരാറുകാരാണ്. കരാറുകാരൻ ഗ്രാമങ്ങളിൽ ചെന്നു ജോലിക്ക് അവശ്യമുള്ളവരെ കണ്ടെത്തുന്നു അദ്ദേഹം അവർക്കായി ഒരു വലിയ തുക വായ്പയായി നൽകുകയും ചെയ്യുന്നു ജോലി സ്ഥലത്തേക്ക് ഉള്ള യാത്ര കൂലിയും ഈ വായ്പയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം

ഏർ പുതിയ സിനിമ ഒന്നും കാണാൻ പോയില്ല എങ്ങനെ സിനിമ കാണാൻ പോയില്ലേ ഇല്ലേ അന്ന് ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ പോക്ക് നടന്നില്ല ആഹ് എന്തുപറ്റി അതെന്താ പറ്റിയേ ആൾക്കാരൊന്നും വന്നില്ല പറഞ്ഞ team കൾ ഒന്നും വന്നി ആ മറ്റേ പയ്യനോ ആഹ് അവനെ ഇങ്ങനെ നിർബന്ധിച് നിർബന്ധിച്ച് അവൻ വന്നില്ല

അത് കഴിഞ്ഞിട്ട് വന്ന ഇപ്പോ അടുത്ത് എന്തോ ഒരു സംഭവം പറഞ്ഞു അതിനാ പോവാത്തത്

ആഹ് അതെന്നെ എന്നിട്ട് പോയി അഹ് പോയിട്ട് full ചെലവ് വൈന്നേരം വ